വസ്തുവിദ്യ വാസ്തുവിദ്യ പുരാവസ്തുക്കൾ ഭക്ഷണം ഉത്സവങ്ങൾ ചരിത്രപരമോ പൈതൃകമോ ആയ ഇടങ്ങൾ സ്മാരകങ്ങൾ Museum ങ്ങൾ ദേശീയ park കുകൾ വന്യജീവി സങ്കേതങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു അടുത്തത് പുരാവസ്തു tourism ആണ് പുരാവസ്തുക്കളിൽ പൊതുതാൽപര്യവും ചരിത്രപരമായ സ്ഥലങ്ങളുടെ സംരക്ഷണവും ലക്ഷ്യമിടുന്ന സാംസ്കാരിക tourism ത്തിന്റെ ഒരു രൂപമാണ് പുരാവസ്തു tourism

ജീവിത പിന്തുണാ സംവി സംവിധാനങ്ങൾ എന്നിവ നിലനിർത്തു നിലനിർത്തിക്കൊണ്ടുതന്നെ സാമ്പത്തിക സാമൂഹിക സൗ സൗന്ദര്യാത്മക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിൽ എല്ലാ വിഭവങ്ങളും കൈകാര്യം ചെയ്യുന്നതിലേക്ക്

ഉദ്‌വമനത്തിന്റെ എട്ട് ശതമാനം വിനോദ സഞ്ചാരത്തിൽ നിന്നാണ് ഇതിൽ ത ഇതിൽ നിന്ന് തന്നെ ഭൂരിഭാഗവും വിമാനയാത്രയിൽ നിന്നാണ് അത് പോലെ തന്നെ പ്രാദേശിക സാമൂഹ സമൂഹങ്ങൾക്കും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 സുസ്ഥിരമായിരിക്കണമെന്നാണ് ഇപ്പോൾ പൊതുവായ അഭിപ്രായമുണ്ട് textiles tourism ത്തെ കുറിച്ചാണ് tex textile tourism എന്നത് തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അനുഭവിക്കാൻ യാത്ര ചെയ്യുന്ന ആളുകളെയാണ് സൂചിപ്പിക്കുന്നത് വ്യത്യസ്ത തുണിത്തരങ്ങൾ നെയ്ത് പ്രക്രിയ നെയ്ത്ത് പരിശീലനം കൈത്തറി ഗ്രാമീണ കലകൾ കൗ കൌശലം എന്നിവ ഉൾപ്പെടുന്ന സാങ്കേതിക സാങ്കേതികതകളെക്കുറിച്ച് അറിവ് നൽകുന്നതോടൊപ്പം ജയ്പൂർ മൈസൂർ വാരണാസി കാഞ്ചീപുരം പോലെയുള്ള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

മുദ്രാവാക്യമാണ് Take only memories and leave only footprints ഓർമ്മകൾ മാത്രം കൊണ്ടുപോവുക കാൽപ്പാടുകൾ മാത്രം ഉപേക്ഷിക്കുക എന്നത് പ്രധാനമുണ്ട് okay അടുത്ത ചോദ്യം എന്താണ് ഉം ഇതേ ചോദ്യമാണ് നമ്മൾടെ ഇ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ആഹ് ഇത് രണ്ടായിരത്തി പതിനേഴിലെ ആണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉപന്യാസമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ഇതേ എന്താണ് വാക്യം തന്നെയാണ് തന്നിട്ടുള്ളത് ഇതേ സംഭാഷണം തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പോ അത്രമേൽ പ്രധാന്യമുള്ള അല്ലേ നിരവധി തവണ അതെ ചോദ്യങ്ങൾ repeat ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ശ്രദ്ധിക്കുക അല്ലെ എന്താണ് ഓൻെറ ശക്തിയല്ല അല്ലെ മനുഷ്യൻെറ ശക് ശക്തിയല്ല മൂന്നിലധികം ഭൂതങ്ങളാണ് ശക്തികളാണ് ദുർമന്ത്ര അല്ലെ ദുർവാ എന്താണ് ശക്തികളാണ് അവൻെറ ശരീരത്തിൽ ഉള്ളതെന്ന് പറയുന്നത് അല്ലെ മമദാലിക്കാക്കയോടുള്ള രണ്ട് സമീപനവും വിലയിരുത്തി മാനസിക വെല്ലുവിളികളെ നേരിടുന്നവരും സമൂഹവും എന്ന വിഷയത്തെ ഉപന്യാസം തയ്യാറാക്കുക അല്ലെ നേരെത്തെ ചോദിച്ചിരുന്ന അതെ ചോദ്യം തന്നെയാണ് അല്ലെ ചോദ്യത്തിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളു ഇതിൻെറ ഉത്തരങ്ങൾ ഒക്കെ തന്നെ എന്തുതന്നെയാണ് ഒന്നുതന്നെയാണ് അല്ലെ ഇതിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് clear റായില്ലേ ഉത്തരങ്ങൾ എല്ലാം എന്തുതന്നെയാണ് ഒന്നുതന്നെയാണ് okay അപ്പോ അടുത്തത് ഏതാണ് അടുത്ത ചോദ്യം

minimum പ്രധാനമായും ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒന്ന് അന്ധവിശ്വാസം എന്ന് പറയുന്ന അല്ലെ ആ ഒരുഘടകമാണ് രണ്ടാമത്തത് എന്താണ് ആ ഇവരുടെ കഥാപാത്രവും സവിശേഷതകളാണ് അത് മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു മറ്റൊന്ന് വരാൻ സാധ്യതയുള്ളതെന്താണ് മാനസിക അസ്വാസ്ത്യമുള്ള ആളുകളോട് ഉള്ള പുതിയ കാലത്തിൻെറ സമീപനം അല്ല അവരെ എങ്ങനെയാണ് ശ്രുശ്രുഷിക്കേണ്ടത് എന്നതരത്തിലുള്ള ചോദ്യം ഇത്രയുമായാണ് ഈ ഭാഗത്ത് നിന്നും ഈ പാഠഭാഗത്ത് നിന്നും നമ്മുക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോ ആർകെങ്കിലും ഈ ഭാഗത്ത് നിന്ന് സംശയം ഉണ്ടോ ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും doubt ഉണ്ടോ teacher അടുത്ത പാഠഭാഗത്തിലേക്ക് പോട്ടെ നമ്മുക്ക് ആറോളം പാഠഭാഗങ്ങളുണ്ട് അതിനു ശേഷം നമുക്ക് അടിസ്ഥാന പാഠാവലിയും നമ്മുക്ക് പഠിക്കേണ്ടതുണ്ട് okay

അപ്പോ അടുത്ത പാഠം എന്ന് പറയുന്നത് വളരെ ചെറിയ അല്ലേ ഒരു കുഞ്ഞു പാഠഭാഗമാണ് എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നത്തും അല്ലെ നമ്മൾടെ ചുറ്റിലേക്കുമൊന്നു കണ്ണുതുറന്നു വച്ചു കഴിഞ്ഞാൽ നമ്മുക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് ആ പാഠഭാഗത്തെ നമ്മുക്ക് കാണാൻ തന്നെ സാധിക്കുന്ന തരത്തിലുമുള്ള ഒരു പാഠഭാഗമാണ് ഏതാണ് ആണ് പാഠഭാഗം ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗമാണ് അല്ലെ നിങ്ങളൊക്കെ school ൽ പഠിച്ചിട്ടുണ്ടാവുമല്ലേ എന്തുതന്നെയാണ് സമകാലികമായ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകൾ താന്നെയാണ് അല്ലെ മനുഷ്യരുടെ അത്യാർത്തി നിറഞ്ഞിട്ടുള്ള മനുഷ്യരുടെ ലോകത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മുക്ക്

സാഹിത്യകാർ അല്ലെ അല്ലെ ഒരു നിരൂപണമാണ് അല്ലെ ഒരു എന്താണ് ഈ ഒരു പാഠഭാഗമെന്ന് പറയുന്നത് അല്ലെ നിങ്ങൾക്കറിയാം ഒരുപാട് അല്ലെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ സാഹിത്യ ഗ്രന്ഥങ്ങൾ ഒക്കെ എന്താണ് നമ്മൾക്ക്‌ അ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്ത്കാരനാണ് MN വിജയൻ അല്ലെ അപ്പോ അദ്ദേഹം എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിൻെറ

ഒക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ നമ്മളൊക്കെ അല്ല നമ്മളോടൊക്കെ എന്തിനാണ് നമ്മൾ school ൽ പോവുന്നത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മക്കെന്തുണ്ടാവും വലിയ ജോലി വേണം അല്ലെ വലിയാ ജോലിയുണ്ടായിട്ടോ നമ്മുക്ക് വല്യ വീടുവെക്കണമായിരിക്കും അല്ലെ വല്യ കാറുകാർ വേണമായിരിക്കും അല്ലെ അങ്ങനെ എല്ലാം എല്ലാം വലുതാണ് നമ്മുക്ക് വേണ്ടത് അല്ലെ നമ്മൾടെ വിദ്യാഭാസം പോലും എന്തായിമാറിക്കൊണ്ടിരിക്കയാണ് കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെ നമ്മൾ എല്ലാവരും എങ്ങനെ ജീവിക്കുന്നവരാണ് ആ വീടാണെങ്കിലും അല്ലെ എല്ലാം നഷ്ടപ്പെടുത്തി അല്ലെ പണയത്തിലാണെങ്കിൽ പോലും എന്താണ് ആർഭാടത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെ അപ്പോ അങ്ങനെ അല്ല വേണ്ടത് എന്താണ് ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്കാണ് അല്ലെ ലാളിത്യത്തിൻറെ പ്രാധാന്യമാണ് നമ്മൾ അറിയേണ്ടത് അല്ലെ പുതിയ കാലഘട്ടത്തിലുള്ള മക്കൾക്ക് ആർക്കും എന്തറിയില്ല എന്താണ് നമ്മുക്ക് ആവശ്യം വേണ്ടത് അല്ലെ എന്താണ് അത്യാവശ്യം ആവശ്യമില്ലാത്തത് എന്നുപോലും നമ്മുക്കറിയില്ല അല്ലെ നമ്മുളുടെ കാലഘട്ടത്തിൽ നമ്മുക് എല്ലാം എന്താണ് അത്യാവശ്യങ്ങളാണ് ആവശ്യങ്ങളാണ് അപ്പോ അത്തരത്തിലുള്ള യാഥാർഥ്യങ്ങളെ അല്ലെ ചില തിരിച്ചറിവുകളെയാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠഭാഗം നമ്മുക്ക്

live ൽ ഇല്ലേ എല്ലാവരും അല്ലെ okay അഹ് നിങ്ങളെന്താണ് like ചെയ്യതത്ത് ഇത്രേം പേരുണ്ടായിട്ട് നമ്മൾടെ video ന് like കുകളൊക്കെ കുറവാണല്ലോ എല്ലാവരും ഒന്ന് like ഒക്കെ ചെയ്തേ നമ്മൾടെ video അല്ലെ എല്ലാവരും എന്നിട്ട് ഒന്നുഷാറായിട്ട് live ൽ ഇരുന്നേ okay നമ്മുക്ക് നാളെ ഏറ്റവും സന്തോഷാത്തോട് കൂടെ വേണം നമ്മുക്കീ ആ okay okay okay ആ message ജുകളൊക്കെ കാണുന്നുണ്ട് okay അപ്പോ ഏറ്റവും സന്തോഷത്തോടെകൂടെ വേണം നമുക്ക് നാളെ പരീക്ഷകൾ എഴുതാൻ അല്ലെ അപ്പോ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളു നമ്മുക്ക് നാളെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളുട്ടോ അപ്പോ ഇന്ന് ഒരു ദിവസം കൂടെ മതി നാളെ മുതൽ നമ്മൾ free യാണ് അല്ലെ ഇന്നൊരു ദിവസം കൂടിയേ നമ്മൾ എന്തുചെയ്യേണ്ട കാര്യമുള്ളൂ ആ ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളൂ അല്ലെ അപ്പോ നിങ്ങൾ teacher ൻറെ കൂടെ തന്നെ വര അപ്പോ നമ്മുക്ക് നോകാം അല്ലെ ആർഭാടത്തിന് വേണ്ടി കൊലയും കൊള്ളയും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് അല്ലെ ആർഭാടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അല്ലെ തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെ അ quotation സംഘങ്ങൾ ഉണ്ട് നമ്മുക്ക് അല്ലെ കൈക്ക് ഇത്ര കാലിന് ഇത്ര തലക്ക് ഇത്ര എന്നൊക്കെ പറയുന്ന quotation സംഘങ്ങൾ മനുഷ്യൻെറ ജീവിതം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ നമ്മൾടെ പാഠഭാഗത്തും അത് തന്നെയാണല്ലോ പറയുന്നത് ല്ലെ അങ്ങനെ എന്താത് ആ

ആ ഉ എല്ലാവരെയും ഉണർത്തിട്ടല്ലേ കൊന്നുകളഞ്ഞിട്ടാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കള്ളന്മാർ വരെ കൊണ്ട് പോകുന്നത് അല്ലെ അപ്പോ ആ രീതിയിലേക്ക് അല്ലെ ആരെയും പേടിക്കാത്ത അല്ലെ മറ്റുള്ളവരെത് എന്താണ് കൊള്ള ചെയ്തു എടുക്കാൻ പാകത്തിലേക്ക് നമ്മൾടെ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ അങ്ങനെ ആദർശത്തിന്റെയും ലാളിത്യത്തിന്റെയും ഒക്കെ മഹത്വവും പ്രാധാന്യവുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് ചില ചോദ്യങ്ങൾ മുൻപരീക്ഷകളിൽ വന്നിട്ടുള്ള അല്ല വിശദമായിട്ട് നമ്മുക്ക് പാഠത്തെ പഠിക്കാൻ സമയമില്ല അല്ലെ നമ്മുക്ക് question സ് ആണ് നമ്മുക് വേണ്ടത് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ അറിയേണ്ടത് അല്ലെ അപ്പോ എന്ത് ചെയ്യണം നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുക്കണ്ടത്‌ okay അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുയാണ് ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ ചർച്ചചെയ്യുന്നത് അല്ലെ ആദർശത്തത്തിന്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നു വടി കൊണ്ട് സാധാരണക്കാരൻെറ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു ഈ നിരീക്ഷണത്തിൻെറ സമകാലിക പ്രസക്തി ചർച്ച ചെയ്യുക അപ്പോ ഈ ഒരു ചോദ്യം നാല് mark ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ അപ്പോ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ആദർശം കൊണ്ട് അല്ലെ നമ്മൾടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ട് നമ്മളുടെ ലാളിത്യം കൊണ്ടാണ് എന്തുചെയ്യേണ്ടത് സാധാരണക്കാരൻെറ ഇപ്പൊ വലിയൊരു പൈസക്കാരൻ അല്ലെ വല്യൊരു രീതിയിലുള്ള ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ സ്വർണ്ണം കൊടുത്തു അല്ലെ വീടൊക്കെ പണയം വച്ചു ഉള്ള സാധനങ്ങൾ മുഴുവൻ വിറ്റു അല്ലെ സാധാരണക്കാരായ ആളുകളും എന്തുചെയ്യും അതൊക്കെ ചെയ്യും അല്ലെ നമ്മൾടെ നാട്ടിലൊക്കെ ഇന്ന് എത്ര തരം കല്യാണം ഉണ്ട് നാലോ അഞ്ചോ ദിവസം നീണ്ടുനിൽക്കുന്ന കല്യാണമാണ് അല്ലെ മഞ്ഞ കല്യാണം നീല കല്യാണം ചുവന്ന കല്യാണം പച്ച കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിപുലമായ രീതിയിലാണല്ലേ എല്ലാ ആഘോഷങ്ങളുടെയും നിറവും രൂപവും ഒക്കെ മാറിക്കഴിഞ്ഞു ആഘോഷങ്ങളൊന്നും വേണ്ട എന്നല്ല നമ്മൾ എന്ത് ചെയ്യുകയാണ് സാധാരണക്കാരായ ആളുകൾ നമ്മൾടെ എന്താണ് അവസ്ഥ അല്ലെ എന്താണ് ആ നിലയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മുക്ക് കാണാൻ സാധിക്കും അല്ലെ അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ നിന്നും നമ്മൾ എന്താണ് വർധിപ്പിക്കേണ്ടത് നമ്മൾടെ അവസ്ഥയാണ് അല്ലെ നമ്മൾടെ ലാളിത്യമാണ് അല്ലെ നമ്മൾടെ എന്താണ്

നമ്മൾടെ ആദർശമാണ് നമ്മൾടെ ലാളിത്യത്തിൻെറ ഉയരമാണ് വർധിപ്പിക്കേണ്ടത് എന്ന വലിയ ഒരു തത്വമാണ് എന്ത് ചെയ്യുന്നത് ഈ ഭാഗത്തിലൂടെ ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത് അല്ലെ കമ്പോള സംസ്കാരത്തിൻറെ അടിമകളായി മാറുന്ന ആധുനിക മനുഷ്യൻ ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും അടിമകളായി മാറിയിരിക്കുന്ന സമൂഹത്തെയാണ് നമ്മുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് അല്ലെ അങ്ങനെ എന്താണ് ആ ലോകത്തിന് തന്നെ ബാധ്യതയായ് മാറികൊണ്ടിരിക്കയാണ് ഇത്തരം മനുഷ്യൻ അല്ലെ ഇവിടെയാണ് ആദർശത്തിനും ലാളിത്യത്തിനും എന്താണ് പ്രാധാന്യം ഉള്ളത് എന്നാണ് നമ്മൾടെ MN വിജയൻ പറയുന്നത് clear അല്ലെ മക്കളെ clear അല്ലെ അ ഉപന്യാസം ഒക്കെ എങ്ങനെ എഴുതേണ്ടെന്ന് teacher പറഞ്ഞുതരും കേട്ടോ first ലെ ചോദ്യം എങ്ങനെയാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം അല്ലെ കുഞ്ചൻനമ്പ്യാരുടെ ഒരു കവിതയാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് ആ എന്താണ് കവിതയുടെ ആശയമെന്ന് പറയുന്നത് അതായത് മനുഷ്യർക്കും എത്ര കിട്ടിയാലും അവർക്കു മതിയാവില്ലല്ലേ എത്രകിട്ടിയാലും വീണ്ടും വീണ്ടും കിട്ടണം ഇല്ലേ ആഗ്രഹമാണ് ആദ്യം കിട്ടുമെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് പൈസ കിട്ടുമെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടും പതിനെട്ട് പാദമെന്നാകിലും എന്നാണ് കുഞ്ചൻനമ്പ്യാർ പാടിയിട്ടുള്ളത് ഇതിന് എത്ര ദൂരം വേണമെങ്കിലും നമ്മൾ സഞ്ചരിക്കും അല്ലെ അപ്പോ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ അല്ലെ നമ്മൾടെ crime list കൾ തന്നെ എടുത്തുനോക്കിയ മതി നമ്മുക്ക് ചിന്തിക്കാൻ പറ്റാത്തതരത്തിലുള്ള പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും അല്ലെ ഇങ്ങനെ ഏറ്റവും മൃഗീയമായ രീതിയിൽ അല്ലെ പൈസ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള

ആഹ് സാധ്യതയുള്ളത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ പേടിപ്പിക്കുന്ന ഒരു പ്രസ്തുത ആർഭാടം ഒരു ഉന്മാദ അവസ്ഥയാണ് അല്ലെ beg borrow or steal അതായത് ആ എന്താണ് ഒന്നുകിൽ യാചിക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക അല്ലെങ്കിൽ പിടിച്ച്പറിക്കുക എന്നതാണ് അല്ലെ കുഞ്ചൻനമ്പ്യാരുടെ വരികളിലെ ആശയവും ലേഖകൻെറ ആശയവും തമ്മിൽ നിരീക്ഷണം അല്ലേൽ അത് താരതമ്യം ചെയ്തു കുറിപ്പ് തയ്യാറാക്കുക വളരെ പ്രകടമായ രീതിയിൽ നമ്മുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു നമ്മുക്കല്ലേ അതായത് ആ ധ്രുവചരിതം എന്ന് പറയുന്ന മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്താണ്

മനുഷ്യൻ ചെയ്യന്നത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്നൊന്നും തിരിച്ചറിയാൻ ആവാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആര് മാറിയിരിക്കുന്നു ഈ ഉന്മാദം എന്ന പറയുന്ന അവസ്ഥ അല്ലെ മനുഷ്യൻെറ ആർഭാടം എന്നു പറയുന്ന അവസ്ഥ ഉന്മാദം എന്ന രീതിയിലേക്കു മനുഷ്യനെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നൂന്നാണ് പറയുന്നത് അല്ലെ അങ്ങനെ കടക്കെണിയും കട ഒരു EMI ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ഉണ്ടാവും EMI അല്ലെ അപ്പൊ എന്താണ് ആ ആ ഈ അവസ്ഥയില്ലേക്ക് അല്ലെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്താണ് ഈ ആർഭാടമാണ് അല്ലെ യഥാർത്ഥത്തിൽ നമ്മുക്ക് അവിവേകം അല്ലെ നമ്മുക്കിലാത്തത് കൊണ്ടാണ് അല്ലെ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നുള്ളതാണ് അതെ ചോദ്യം തന്നെ അല്ലെ പരീക്ഷക്ക് മറ്റൊരു പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ചില മുൻപ് എഴുതിയിട്ടുള്ള ചില കവികൾടെ കവിതകളും അല്ലെ കാവ്യഭാഗങ്ങളും അല്ലെങ്കിൽ മുൻപ് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളും ഒക്കെ വെച്ചു കൂട്ടാനിരുന്നത് ഇത്തരത്തിലുള്ള താരതമ്യ പഠനങ്ങൾ ചോദിക്കുന്നത് കേട്ടോ അത് teacher അതുകൊണ്ട് കുറെ ഉദാഹരണൾ അതുപോലെയുള്ള കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് teacher കൊണ്ടുവന്നിട്ടുണ്ട് okay നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല മക്കളെ clear ആവുന്നില്ല നിങ്ങൾക്ക് okay മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കണം അപ്പോൾ ഈ ആർഭാടം എന്നീ പറയുന്നഈ ഉന്മാദ അവസ്ഥ ഈ beg borrow or steal എന്ന് പറയുന്ന മുദ്രാവാക്യം അല്ലേ ആ അതുപോലെ കുഞ്ചൻനമ്പ്യാരുടെ കവിത അതേപോലെ തന്നെയുള്ള മറ്റൊരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആഹ് ജ്ഞാനപ്പാന എന്ന പറയുന്ന കവിതയിൽ പൂന്താനം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ പത്ത് കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാവുകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കൈയിലുണ്ടാവുമ്പോൾ എന്താണ് ആഹ് അതുംപോരാലെ എന്താണ് ഓരോന്നും ഓരോന്നും അനുദിനം എന്താണ് ആഹ് നമ്മുക്ക് ആഹ് ഓരോന്ന് ഉണ്ടെങ്കിലും എന്താണെന്നു അതിൻ്റെ കൂടുതൽ ആയിട്ട് പത്ത് കിട്ടിയാൽ നൂറ് വേണം നൂറ് കിട്ടിയാൽ ആയിരം വേണമെന്ന് പറയുന്ന സ്ഥിതിക്ക് മനുഷ്യൻ ഒരിക്കലും സംതൃപ്തനാവുന്നില്ല അല്ലെ അവൻ വീണ്ടും വീണ്ടും അത്യാർത്തിയാണ് അത്യാഗ്രഹമാണ് പൈസയോടും സമ്പത്തിനോടും ഒക്കെ എന്നുള്ള ഒരർത്ഥമാണ് ഈ കവിതഭാഗം വരുന്നത് അല്ലെ മുകളിൽ നൽകിയ ഈ പ്രസ്താവനകളും പാഠഭാഗവും തമ്മിൽ താരതമ്യം ചെയ്തു കുറിപ്പ് തയ്യാറാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള point കൾ ഒക്കെ തന്നെയാണ് ഈ ചോദ്യത്തിലും എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് ഈ ചോദ്യത്തിലും നമ്മൾ എഴുതേണ്ടത് അപ്പോ അത്രമേൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതുപോലെ മുൻപ് കവികൾ പറഞ്ഞപോലെ കവിവാക്യങ്ങളെ കേന്ദ്രികരിച്ചാണ് ഇത്തരത്തിലുള്ള താരതമ്യം ചോദിക്കുന്നത് അതിനു വേണ്ടി teacher എന്തുചെയ്തിട്ടുണ്ട് കുറെ അത്തരത്തിലുള്ള രൂപങ്ങൾ അല്ലെ teacher കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നു നോക്കണം കേട്ടോ അത് അവസാന ഭാഗത്ത് teacher പറയാം ഇനി ഒരു ചോദ്യമാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്കുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്കറിയാലോ ഇവിടെ അടിവരയിട്ട പദം സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് എന്താണ് ആ മനസ്സിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ടുണ്ടായിരുന്നു അടിവരയിട്ട പദം സൂചിപ്പിക്കുന്ന അർഥം അല്ലെ ആഡംബരം ഭ്രമം അയാളെ ക്രൂരനാക്കി അല്ലെ ആഡംബര ഭ്രമം അയാളെ എന്ത് ചെയ്തു ആ ക്രൂരനാക്കി രണ്ടാമത്തേത് ഇരുട്ടത്താണ് കൊലപാതകം നടത്തിയത് മൂന്ന് അയാൾക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു അയാൾക്ക് ആരെയും ചതിക്കാൻ മടിയുണ്ടായിരുന്നില്ല ഇത് teacher A യാണോ B യാണോ C യാണോ D യാണോ എന്നുള്ളത് എൻ്റെ മക്കൾ വേഗം ഒന്ന് comment ചെയ്തേ ഏതാണ് ആ ദേവു ദേവു comment ചെയ്തിട്ടുണ്ട് എന്താണ് ആ വാക്യത്തിൻെറ അർഥം നാളെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ പാഠഭാഗത്തിൽ നിന്ന് ആ ഓ zoom ചെയ്യലോ okay ആർക്കൊക്കെ full mark കിട്ടും എന്ന് ഞാനൊന്നു നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് നോക്കട്ടെ എല്ലാവരും ഒന്ന് comment ചെയ്തേ ഏതാണ് ഉത്തരം okay very goodokay എല്ലാവരും comment ചെയ്യുന്നുണ്ട് നാലാണോ കീർത്തന ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയേ ചോദ്യം ഒന്ന് വായിച്ചു നോക്കടാ

ആ answer പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ ആദ്യം പറയു ഏതാണ് ഇതിൽ ഉത്തരം ഏതാണ് വരിക അല്ലെ ആഡംബരം അയാളെ

ആഡംബരം അല്ലെ എന്ന് പറയുന്ന ആർഭാടം എന്ന് പറയുന്ന ഉന്മാദയമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന കൊണ്ട് ചെന്നെത്തിക്കുന്ന അവസ്ഥയാണ് നമ്മുക്ക് കാണാൻ സാധിക്കുന്നത്ത് okayclear അല്ലെ ചോദ്യത്തിലേക്ക് പോവാം അല്ലെ വളരെ ചെറിയ ഒരു പാഠഭാഗമാണ് എന്തുചെയ്യുന്നത് ഈ പാഠത്തിൽ പാഠഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉന്മാദം അല്ലെങ്കിൽ ആർ ഉന്മാദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് ചെന്നെത്തിക്കയാണ് നമ്മൾടെ ആർഭാടം അല്ലെ നമ്മൾടെ ജീവിക്കണം എന്ന് പറയുന്ന അവസ്ഥ അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ മനുഷ്യർ എന്തായി തീരണം എന്നാണ് പറയുന്നത് നമ്മൾടെ ആദർശം അല്ലെ ആദർശം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ നമ്മൾ വളരണം സാധാരണകാരൻെറ ഉയരം കൂട്ടേണ്ടത് ആദർശം കൊണ്ടാണെന്ന് പറയുന്നു അല്ലെ പിന്നെയോ ലാളിത്യം കൊണ്ടാണ് അല്ലെ നമ്മൾ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ പണത്തിൻെറ വലിപ്പം നോക്കിയിട്ടല്ല അല്ലെ തനിക്ക് രണ്ട് വീടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് വീട് വെക്കും എന്നുള്ള നമ്മൾടെ എന്താണ് ആ ആ പൊങ്ങച്ചം കാണിച്ചു കൊണ്ടല്ല നമ്മൾടെ ആദർശം കൊണ്ട് അല്ലെ

വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും teacher എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതന്നിട്ടുണ്ട് ഇതിനപ്പുറത്തേക്കൊന്നും ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയില്ല okay അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് ചിലപ്പോ മുൻപ് ഏതെങ്കിലും കവി ചോദിച്ചിട്ടുള്ള ആ ചോദ്യങ്ങളാണ് കേട്ടോ കവിയുടെ കവിതകലാണ് അല്ലെങ്കിൽ ആശയങ്ങളാണ് ഒന്നുകിൽ കുഞ്ചൻനമ്പ്യാരുടെ ആയിരിക്കാം അല്ലെങ്കിൽ പൂന്താനത്തിൻെറ ആയിരിക്കാം അല്ലെ ഇത്തരത്തിൽ ഏതെങ്കിലും കാവ്യഭാഗങ്ങൾ വെച്ച് കൊണ്ടായിരിക്കാം ചിലപ്പോ എന്ത് ചെയ്യുന്നത് നമ്മുക്ക് ചോദ്യങ്ങൾ വരുന്നത് okay അപ്പൊ നമ്മുക് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ആ ഏതൊക്കെ പഠിച്ചു കളിപ്പാവകൾ എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു അടുത്ത നമ്മൾ ഏതാണ് ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു okayclear അല്ലേ clear യല്ലേ നിങ്ങൾക്ക് okay അപ്പോ നമ്മുക്ക് okay അടുത്തത് നമ്മുക്ക് എന്ത് ചെയ്യാം അടുത്ത പാഠഭാഗം നമ്മളുടെ മൂന്നാമത്തെ പാഠഭാഗം ഏതാണ് വിശ്വം ദീപമയം എന്ന് പറയുന്ന ഉള്ളൂരിൻറെ അതിമനോഹരമായൊരു കവിതയാണ് ഏതാണ് വിശ്വം ലോകം മുഴുവൻ എന്താണ് ദീപമയം അല്ലെ പ്രകാശമാണ് അല്ലെ എന്നുള്ള അർത്ഥമാണ് അല്ലെ അതായത് അത്രയും positive യായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തെ അടിസ്ഥനമാക്കിയിട്ടുള്ള കവിതയാണ് ഒരു കാവ്യമാണ് ഏതു കാവ്യഭാഗമാണ് ഏതു ഈ വിശ്വം ദീപമയം എന്ന് പറയുന്ന കാവ്യഭാഗം clear ആയോ മനസ്സിലായോ okay നമ്മുക്ക് തുടങ്ങാം ഉള്ളൂർ അല്ലെ ഉള്ളൂർ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് മലയാള സാഹിത്യത്തിൽ ഒട്ടനേകം സാഹിത്യങ്ങൾ അല്ലെ സാഹിത്യ കൃതികൾ സംഭാവന ചെയ്തിട്ടുള്ള കവിയാണ് ഉമാകേരളം കേരളം സാഹിത്യ ചരിത്രങ്ങൾ അല്ലെ ഇങ്ങനെ അഹ് കർണഭൂഷണം പിൻഗള ചിത്രശാല താരഹാരം തരംഗിണി കല്പഷാങ്കി അങ്ങനെ അനേകം അനേകം കവിതകൾ എന്ത് ചെയ്തിട്ടുണ്ട് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടല്ലേ ചങ്ങനാശേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് സാഹിത്യചരിത്രകാരനാണ് ഗവേഷകനാണ് നിരൂപകനാണ് പത്രാധിപരാണ് അല്ലെ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ള നമ്മൾടെ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നമലയാളത്തിൻെറ വളരെ പ്രധാനപ്പെട്ട അല്ലെ കവികളിൽ ഒരാളാണ് ഉള്ളൂർ S പരമേശ്വരയ്യർ എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻറെ വളരെ പ്രധാനപ്പെട്ട അല്ലെ ഒരു കവിതയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് okay അപ്പൊ ആ നമ്മൾ മുൻപ് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തുചെയ്യുന്നത് നമ്മൾ ഈ പാഠഭാഗത്ത് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ അഹ് ചോദ്യഭാഗങ്ങളിലൂടെയാണ് നമ്മളീപാഠത്തിലൂടെ കടന്നു പോകുന്നത് അപ്പൊ ശുഭാപ്തി വിശ്വാസം അല്ലെ ഏറ്റവും എന്താണ് ശുഭാപ്തി വിശ്വാസത്തോട് കൂടെ അല്ലെ നമ്മൾ പല ആളുകളെയും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ പല വ്യക്തികളെയും നമ്മൾ പരിചയപെടുന്നുണ്ട് അല്ലെ ഓരോ സംഭവത്തെയും ഓരോ വ്യക്തി വ്യക്തികൾ നോക്കിക്കാണുന്ന രീതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അയാളിലുള്ള നന്മയെയും അയാളിലുള്ള എന്താ തിന്മയെയും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഏറ്റവും postive യായ രീതിയിൽ ശുഭാപ്തി വിശ്വാസത്തോട് കൂടെ നമ്മൾ എടുക്കേണ്ടതിൻെറ പ്രാധ്യാനത്തെ പ്രകൃതിയിലേക്കുള്ള ബിംബങ്ങളുമായി ചേർത്തുവെച്ച് കൊണ്ടാണ് ഉള്ളൂർ നമ്മുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ആത്മഹത്യകൾ വളരെ അധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെ ദിനപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ അ ആത്മഹത്യ ചെയ്യന്ന ആളുകളൊക്കെ എന്താണ് ജീവിതത്തിൽ തോറ്റുപോയി എ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള ധാരണപുറത് അല്ലെ അങ്ങനെ എല്ലാം നഷ്ടപെട്ട അവസ്ഥയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് എന്ന തോന്നലിൻെറ പുറത്താണ് ആളുകൾ സ്വന്തം ജീവിതം അല്ലെ ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്തവരായി എന്ത് ചെയ്യുന്നത് ആഹ് ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ ഉള്ള കുറെ സംഭവങ്ങളൊക്കെ ഒക്കെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അല്ലെ പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഈ ആത്മഹത്യാ നിരക്ക് ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഏറ്റവും എന്ത് ചെയ്യുന്നത് ഉചിതമായ വളരെ പ്രസക്തമായ രീതിയിൽ ഉള്ളൂരിന്റെ കവിതകൾ അല്ലെങ്കിൽ ഈ കവിതയിലെ വാക്കുകൾ വരികളൊക്കെ മാറുന്നത് അപ്പൊ എന്താണ് ഈ കവിതയിൽ പറയുന്നത് എന്നുള്ളത് നമ്മുക്കെന്തിയ്യാം

ഇടശ്ശേശ്ശിയുടെ ഒരു കവിത തന്നുവെച്ചിട്ട് ഇടക്ക് കണ്ണീർ പുരട്ടി കിട്ടാതെന്തിന് ജീവിത പലഹാരം അല്ലെ ദുഃഖത്തെ കുറിച്ച് രണ്ട് കാവ്യങ്ങളിലുമുള്ള ആശയം വിശകലനം ചെയ്തു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ചോദിച്ചതിട്ടുള്ളത് അല്ലെ എന്താണ് ആദ്യത്തെ ചോദ്യം

നമ്മൾ എന്തിനാണ് കരയുന്നത് എന്നുള്ള ഒരു ചോദ്യം രണ്ടാമത്ത് ഇടയ്ക് അല്ലെ ഇടയ്ക്കൊക്കെ കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിനാണ് ജീവിത പലഹാരം അല്ലെ ഇപ്പോഴും മധുരം മാത്രം കഴിയുമ്പോൾ അല്ലെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കു ഒക്കെ ജീവിതത്തിൽ നമ്മുക്ക് എന്താണ് ആ സന്തോഷം മാത്രമേ ഉള്ളു അല്ലെ അപ്പൊ ജീവിതത്തിന് ഒരു രസമുണ്ടോ അല്ലെ നമ്മൾ സന്തോഷത്തിൻെറ മാധുര്യം അറിയുന്നത് എപ്പോഴാണ് കുറച്ച് ദുഃഖം ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അല്ലെ ഒരു ദുഃഖമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോഴാണ് നമ്മുക്ക് കൂടുതൽ മധുരത്തോടു കൂടി സന്തോഷത്തെ ആർജിക്കാൻ കഴിയുള്ളു അല്ലെ ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പം ഇല്ലാത്തൊരു ജീവിതത്തിൽ എന്ത് രസമാണ് ഉണ്ടാവുക അല്ലെ അപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അല്ലെ ഇടക്കൊക്കെ കണ്ണീർ ഉപ്പ് പുരട്ടാതെ ജീവിതമാകുന്ന പലഹാരത്തിന് യാതൊരു taste ഉം ഉണ്ടാവില്ലെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ഇടശ്ശേരി കവിതയും പറഞ്ഞിട്ടുള്ളത്

ഒക്കെ സമ്മിശ്രമാണ് സുഖവും ദുഃഖവും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് എന്ത് നമ്മൾടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെ അപ്പോ എന്താണ് അത്രയുമാണ് ഈ ഒരു വരികളിലെ ആശയം എന്ന പറയുന്നത് അപ്പോ ഇതേ ആശയങ്ങൾ വരുന്ന ഒരുപാട് കവികൾ ഇതേ ആശയം വരുന്ന കുറെ കാവ്യഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് കവികൾ പറഞ്ഞിവെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അതിലുള്ള ഒരുപാട് ഭാവങ്ങൾ നമ്മൾക്ക് ഈ കവിതാഭാഗത്തിൽ

അപ്പോ ശുഭാപ്തി വിശ്വാസം അല്ലെ അപ്പോ ജീവിതത്തിലെ നമ്മുക്ക് പല സന്ദർഭങ്ങളിലും ജീവിതം എന്താണ് കൈവിട്ടു പോവുന്ന അവസരത്തിലോ അല്ലെ അതൊക്കെ ശരിയാവും അതൊക്കെ മാറും എന്നൊക്കെ പറയുന്ന ആ ശുഭാപ്തി വിശ്വാസം അല്ലെ ആ ഒരു പ്രതീക്ഷയാണ് ഈ കവിതയിലേയും നമ്മുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ അപ്പോ അത് എന്താണ് ചെയ്യേണ്ടത് അത്തരം അഹ് ഘടകങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത് അല്ലെ അങ്ങനെ താത്കാലികമായി നമ്മുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ class ൽ വന്നിരിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ആ നിങ്ങൾക്ക് എന്താണ് ആ നാളത്തെ exam ന് അല്ലെ നന്നായിട്ട് എഴുതാൻ കഴിയും അല്ലെ നമ്മുക്ക് പഠിക്കാൻ കഴിയും അല്ലെ നമ്മുക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കും എന്നൊക്കെ ഉള്ള നമ്മൾടെ ആത്മവിശ്വാസം കൊണ്ടാണ് അല്ലെ നമ്മൾടെ ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് അല്ലെ ആ അപ്പോ എന്ത് ചെയ്യുന്നു ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമ്മളുടെ ഒക്കെ ജീവിതത്തിൻറെ വിജയമായി മാറുന്നത് അല്ലെ നമ്മൾടെ ഒക്കെ ജീവിതത്തിന് എന്താകുന്നത് താങ്ങായും തണലായും ഒക്കെ മാറുന്നത് എന്നാണ് ഈ ഭാഗത്ത് ഉള്ളൂർ പറയുന്നത് okay അപ്പോ നന്മയും തിന്മയ്ക്കെ നമ്മൾടെ ലോകത്ത് നന്മയുണ്ട് തിന്മയുണ്ട് അല്ലെ എന്താ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ സൃഷ്ടിക്കുന്നത് ആരു തന്നെയാണ് ഇപ്പോ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ നമ്മൾടെ മനോഭാവം പോലെയിരിക്കും അല്ലെ ഏറ്റവും നല്ല situation ൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മൾടെ മനോനില പോലെയാണ് അല്ലെ അപ്പോ നമ്മൾ ഏറ്റവും നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് ഏറ്റവും positive വായിട്ട് ചിന്തിക്കുന്ന ആളുകളാവുമ്പോൾ ഇത്തരത്തിലുള്ള

അഹ് ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും എന്താണ് നല്ല രീതിയിൽ ശുഭമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് ആരാ ചോദിച്ചിട്ടുള്ളത് clear റായോ മോളെ okay അപ്പോ അടുത്തതെന്താണ് ആ പല കൃതികളിലും പല മഹാഭാരതത്തിലും ചോദിച്ചിട്ടുള്ള ഒരു വാക്യമാണ് സുഗാൻ ബഹുതരം ദുഃഖം ജീവിതേ മാത്ര സംശയം അല്ലെ ജീവിതത്തിൽ

ഒക്കെ നിറഞ്ഞതാണ് അല്ലെ സുഖം മാത്രമുള്ള ജീവിതം ആർക്കുമുണ്ടാവില്ല ഇനി അങ്ങനെയൊരു ജീവിതം ഉണ്ടെങ്കിൽ തന്നെ അത് ജീവിതമേ ആയിരിക്കില്ല അല്ലെ ഒരിക്കലും അത് ആസ്വാദ്യകരവുമല്ല അല്ലെ അപ്പോ ഇത്തരത്തിൽ ഒരുപാട് കവികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സുഖ ദുഃഖ ദുഃഖ സമ്മിശ്രങ്ങളായ ജീവിതത്തെ കുറിച്ച് അടിയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ അപ്പോ നേരെത്തെ നമ്മൾ ഒരു കവിതഭാഗം കണ്ടു ഇടശ്ശേരിയുടേത് അമ്പാടിയിലേക്ക് വീണ്ടും എന്ന് പറയുന്ന കവിതയിലുള്ളതാണ് ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെന്തൊരു ജീവിതപലഹാരം അല്ലെ അതിൻ്റെ അർത്ഥം teacher പറഞ്ഞു തന്നു അല്ലെ ആ ഇടക്കൊക്കെ എന്താണ് കണ്ണീർ നനവും കൂടെ വേണം അല്ലെ എല്ലാ രുചികളും എന്താണ് നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം എന്നാലേ ജീവിതം എന്തുചെയ്യുള്ളു ജീവിതമാകുന്ന പലഹാരം കൂടുതൽ അല്ലെ മൂല്യമുല്ലാതാവു എന്നാണ് പറയുന്നത് അതുപോലെ മറ്റൊരു ചോദ്യം അല്ലെ മറ്റൊരു ചോദ്യം ഇങ്ങനെ വന്നിട്ടുണ്ട് ബുദ്ധധർമങ്ങളുടെ പ്രമാണങ്ങാളായ നാല് സത്യങ്ങൾ അല്ലെ ആദ്യത്തെ സത്യം എന്നുപറയുന്നത് എന്താണ് ദുഃഖം സത്യമാണ് എന്നുള്ളൊരു കാര്യമാണ് അതായത് ദുഃഖം എന്ന് പറയുന്നത് ഉള്ള കാര്യമാണ് അല്ലെ അത് നിലനിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോ ജീവിതത്തിൽ ദുഃഖത്തെ മാറ്റിനിർത്താൻ സാധിക്കുകയില്ല ധീരതയോടെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നേരിടുകയാണ് വേണ്ടത് അല്ലെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ അല്ലെ പ്രതീക്ഷയോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നേരിടുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ആത്മഹത്യ ചെയ്യുകയോ തോറ്റൊടുകയോ പിന്തിരിഞ്ഞ് ഓടുകയോ ഒന്നും ആല്ല വേണ്ടത് എന്നാണ് ഈ വരികളൊക്കെ തന്നെ അല്ലെ പല കവി ആചാര്യന്മാരും പല മഹത് ഗ്രന്ഥങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയം തന്നെയാണ് ആര് പറയുന്നത് പ്രകൃതിയിലുള്ള അനേകം ഘടകങ്ങളെ ചേർത്തിനിർത്തികൊണ്ട് ആര് പറയുന്നത് ഉള്ളൂരും നമ്മൾടെ കാവ്യഭാഗത്ത് പറയുന്നത് മുഖപ്രസംഗം എഴുതേണ്ടതൊക്കെ teacher പറഞ്ഞുതരും കേട്ടോ ആദ്യം നമ്മൾ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞുതരാം okay അടുത്തത്ത് ആ സുഖം സുഖം കൈവശമുള്ള വസ്തു കാന്തരമിങ്ങും ദേ തിരിയുന്ന നമ്മൾ പരം സുഖപ്രാപമി പ്രപഞ്ചപാഥേയമാകുന്ന പരോപകാരം അല്ലെ സുഖത്തെ അന്വേഷിച്ച് മനുഷ്യൻ എന്ത് ചെയ്യുന്നു എല്ലായിടത്തും പായുകയാണ് അല്ലെ പക്ഷെ സുഖം എന്ന് പറയുന്നത് എന്താണ് ആ അവനവൻെറ കൈയിൽ താന്നെയാണ് അല്ലെ പരോപകാരം കൊണ്ട് അല്ലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് കൊണ്ട് നമ്മുക്ക് എന്ത് ലഭിക്കുന്നു നമ്മൾടെ മനസ്സിന് അല്ലെ സുഖം ലഭിക്കുന്നുന്നാണ് അല്ലെ ഇങ്ങനെയുള്ള അനേകം ചിന്തകളിലൂടെയാണ് അല്ലെ എന്ത് കടന്നുപോവ്വുന്നത് വിശ്വം ദീപമഴം എന്ന പറയുന്ന കവിത അല്ലെ ഉള്ളൂരിൻറെ കൽപശാഖിയിലെ കൽപശാഖിയെന്നു പറയുന്നതിലെ ഒരു കവിതയാണ് ഏതു നവായുഗോദയം അല്ലെ ഉത്‌ബോധനം പ്രബോ പ്രധാനമായിട്ടുള്ള കവിതയിലെ തിരഞ്ഞെടുത്ത വരികളാണ് വിശ്വം ദീപമഴ എന്നു പറയുന്ന നമ്മൾടെ കാവ്യഭാഗം അല്ലെ ലോകം ദുഃഖം നിറഞ്ഞതാണെന്ന് കരുതി നാം ദുക്കികേണ്ടതില്ല എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെ എന്ത് കൊണ്ടാണ് സുഖവും ദുഃഖവും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം അല്ലെ നമ്മൾടെ മനോഭാവമാണ് അല്ലെ നമ്മൾ അതിനെ കാണുന്ന രീതിയാണ് സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ നമ്മൾ നിർണയിക്കുന്ന എന്താണ് നമ്മൾ ആ സംഭവത്തെ അല്ലെങ്ങിൽ രീതിയെ കാണുന്ന അല്ലെ ആ സംഭവത്തെ നമ്മൾടെ മനോഭാവത്തിന് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് അതിൻെറ കാഴ്ചപ്പാടുകളെ അല്ല അതിൻ്റെ രീതികളിലൊക്കെ മാറ്റം വരുന്നത് അതിനാൽ നമ്മൾടെ ജീവിതത്തിന് എന്തിന് പ്രാധാന്യമുണ്ട് സുഖത്തിന് പോലെ തന്നെ ദുഃഖത്തിനും പ്രാധാന്യമുണ്ട് ഇത് രണ്ടും നിറഞ്ഞതായാണ് മനുഷ്യ ജീവിതം ഒരു mark ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അടുത്തത് നഷ്ടപെട്ട പകലിനെ ചൊല്ലി ദുഃഖിക്കേണ്ടതില്ല എന്ന കവിവാക്യത്തിൻെറ അർത്ഥം

ആഹ് എനിക്ക് ഒരു ഉം എന്താ പറയാ അതിന്റെ interest റേറ്റ് എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയണം അതിന് You are welcome, madam പറഞ്ഞോളൂ പറഞ്ഞോളൂ madam ത്തിന്റെ savings അക്കൗണ്ട് ഈ ബാങ്കിൽ ആണോ?

one and half years ആയിട്ട് മേഡം ഇവിടെ ഈ ബാങ്കിൽ അക്കൗണ്ട് open ചെയ്തു അപ്പൊ maintain ചെയ്തു അല്ലെ? okay madam ഇല്ല, ഇല്ല വേണ്ട madam salary അത് പ്രശ്നമില്ല madam എവിടെയാണ് ജോലി നോക്കുന്നത്? Okay madam, permanent staff ആണോ അവിടെ? അല്ലെ? congratulation madam ma'am madam തിന്റെ salary എത്രെയായിരുന്നു? Madam എന്തിന് വേണ്ടീട്ടാണ് ഈ personal loan ആവശ്യപ്പെടുന്നത്?

കാർ ലോണായിട്ട് വേണ്ടാ personal ലോണായിട്ട് madamന് മതിയെല്ലേ അപ്പൊ madamന് thirty three thirty അല്ലെ? wenty eight ആണ് madam ത്തിന് കിട്ടുന്നത് നമ്മുക്ക് madam ത്തിന് ലോൺ എന്ന് പറഞ്ഞാൽ എത്രെ രൂപയാണ് madam ത്തിന് ആവശ്യപ്പെടുന്നത്?

madamത്തിന് twenty three എന്ന പറയുമ്പോൾ madamത്തിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം monthly salary twenty days ആണ് mdamത്തിന് എന്ന് പറയുമ്പോൾ madam ത്തിന് twenty eight എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം madam തിന് തരാൻ സാധയതയുണ്ട് അപ്പൊ madam അഞ്ച് ലക്ഷം തന്നെയെല്ലേ പറഞ്ഞത് madam ത്തിന്റെ monthly salary twenty ആണെങ്കിൽ അതിന്റെ twenty times നമ്മുക്ക് ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ madam ത്തിന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ബാങ്ക് അനുവദിക്കും അപ്പൊ five lakhs ലോൺ നമ്മുക്ക് madam ത്തിന് interest rate നോക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത interest rate ഉണ്ട് ഇവിടെ salary ഉണ്ട് ഉ ഇപ്പോ fifth deposit ഇടുക്കുകയാണെങ്കിൽ madam ത്തിന് OD അക്കൗണ്ട് ഓണാക്കിയിട്ട് ഒരു അങ്ങനെ കുറച്ച് സാധ്യതകളുണ്ട് അപ്പൊ madam ത്തിന് എന്നല്ല പറഞ്ഞത് ലോൺ എന്ന പറയുമ്പോൾ madam ത്തിന് nine point two three percentage ആണ് interest madam കാർ ലോൺ നിന് അത് ഇല്ല കാര് ലോൺ എന്ന് പറയുമ്പോൾ interest ഇച്ചിരി കൂടുതലാണ് എന്ന് പറയുമ്പോൾ twelve പോയിന്റ് nine കൂടുതലാണ് monthly എന്ന് അപറയുമ്പോൾ madam ത്തിന് EMI ആയിട്ടാണ് വരുന്നത് എത്ര മാസം കൊണ്ട് അടച്ച് തീർക്കും